bye bye. നമസ്കാരം ഞാനും ആസിഫും ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ആരോഗ്യത്തെ പറ്റിയാണ്. ഈ ആരോഗ്യത്തെ പറ്റി എന്താണ് ആസിഫ് അഭിപ്രായങ്ങൾ അത് നമ്മൾ നോക്കണോ അല്ലെങ്കിൽ അത് കളയണോ അന്ന് പറയാൻ നേരം ആരോആരോഗ്യമാണ് നമ്മുടെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത അല്ലെങ്കിൽ വേറെ എന്തേലും ആണോ?

ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ജോലി ചെയ്യാൻ പൊതുപൊതുവായ കാര്യങ്ങൾ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യം ഭയങ്കര നിർബന്ധമായുള്ള കാര്യമാണ് ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ അതിന്റെതായ ഭക്ഷണം കഴിക്കണം. exercise കൾ ചെയ്യണം ഇങ്ങനെ ആരോഗ്യം കഴിഞ്ഞിട്ടേ ഉള്ളു വേറെന്തും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആരോഗ്യത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?

ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് എണീറ്റ് നിക്കാൻ പറ്റില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആരോഗ്യം രണ്ടു തരത്തിലുണ്ട് ഒരെണ്ണം മനസിനുള്ള ആരോഗ്യം, ശാരീരിക ആരോഗ്യം അതിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് എനിക്ക് പറയാൻ എന്ന് പറയുന്നത്

ഇതിനെ കുറിച്ച് പറയുക ആണെങ്കിൽ എനിക്ക് ഒരു കഥ പറയാനുണ്ട് ഒരു കഥ പറ എനിക്ക് ഒരു കൂട്ടുകാരനുണ്ട് ശശി എന്ന് പറഞ്ഞ ശശി എന്ന് പറയാൻ നേരംഅയ്യാൾ daily ഒരു അൻപത് ഇരുപത് ഒരു അയ്യായിരം രൂപ ഉണ്ടാക്കും. അയാൾക്കാണെങ്കിൽ ഒരു പണിയും എടുക്കില്ല വെറുതെ ഇരുന്നാൽ അയാൾക്ക് പൈസ കിട്ടും അയ്യായിരം രൂപ അപ്പൊ അയാൾ ഇങ്ങനെ പണിയെടുത്തു ഒരു മാസം കഴിയാൻ നേരം പ്രശ്നം ഉണ്ടെന്ന് പറയാൻ നേരം അയാൾക്ക് ഒരു ഷുഗർ വന്നു അയ്യാൾക്ക് മിട്ടായി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അയാൾക്ക് അയാളുടെ ആരോഗ്യം നോക്കാൻ പറ്റാത്ത കൊണ്ട് അയാൾ ഷുഗറിന്റെ അടിമയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര പൈസ ഉണ്ടാക്കിയാലും ആരോഗ്യമാണ് ഏറ്റവും കൂടുതൽ മുഖ്യം ഇതിനെ കുറിച്ച് താങ്കൾക് എന്താണ് പറയാനുള്ളത് ആരോഗ്യമാണോ പണമാണോ ഏറ്റവും കൂടുതൽ ആഹ് എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒട്ടു മിക്യ ആൾക്കാരും ആരോഗ്യത്തിനു മുകളിലാണ് പണത്തെ ഉൾകൊണ്ടകണ്ടുവരുന്നത് ഈ കാലമാണെങ്കിൽ പണത്തിന്റെ പുറകെ മാത്രം പോയി നടക്കുന്ന ഒരു ലോകം കൂടിയാണ് ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾ എത്ര അദ്ധ്വാനിച്ചിട്ടും ഒരു കാര്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ പുതിയ കണ്ടുവരുന്ന സിനിമകളിലും അതേപടി ചുറ്റുപാടുകളും നോക്കുകയാണെങ്കിൽ എല്ലാര്ക്കും പണം എന്ന് ഉള്ള മാത്രമുള്ള ചിന്ത മാത്രമേയുള്ളു. അവർക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ താല്പര്യപെടാത്ത ഒരു ലോകമാണ് ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നേരം താങ്കൾ പറഞ്ഞ ഹാസിഫ് പറഞ്ഞ കാര്യത്തിനോട് ഞാൻ നൂർ ശതമാനം യോജിക്കുന്നു.